മറ്റു യൂണിവേഴ്സികളിലേക്ക് ചേക്കേ നമ്മുടെ കുട്ടികള്‍ കൂടുതല്‍ ചേക്കേറുന്നുണ്ട്. എനിക്ക് തോന്നുന്നേ അവിടെ കിട്ടുന്ന വിദ്യാഭ്യാസത്തിന്‍റെ നിലവാരം കൂടുതല്‍ ആയതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് മറ്റ് സംസ്ഥാനത്തൊക്കെ പോയി പഠിക്കുമ്പോൾ മറ്റു നമ്മുടെ ക്ലാസിലുള്ള കുട്ടികൾ മറ്റു ഭാഷ സംസാരിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഭാഷാപരമായ കാര്യങ്ങളിലും കുറച്ച് നിലവാരം കൂട്ടാൻ നമ്മളെ സഹായിക്കും അതെയതെ അതൊരു ശരിയാണ്. അപ്പോ നമ്മുടെ നാട്ടിലാണെങ്കില് കൂടുതലും ഈ മലയാളത്തിലായിരിക്കും നമ്മള് സംസാരിക്കാറ്. അപ്പൊ ഇംഗ്ലീഷ് അങ്ങനെ വല്യ ഉണ്ടാവാന്‍ ചാന്‍സ് ഇല്ല ചിലപ്പോ ഇംഗ്ലീഷ് ഒക്കെ പറയുവായിരിക്കും. പക്ഷെ അവര് കൂടുതല്‍ നമ്മക്ക് മനസിലാക്കാന്‍ വേണ്ടീട്ടു ചെലപ്പോ മലയാളത്തില്‍ പറയാന്‍ ചാന്‍സ് ഒണ്ട്. അതേയതെ, അതേ. നമ്മള് എത്രമാത്രം നമ്മടെ ഇപ്പൊ നമ്മള് ഹയര്‍സെക്കന്‍ഡറി തലത്തില്‍ ഒക്കെ നോക്കുകയാണെങ്കില്‍ അത് ഇംഗ്ലീഷ് മാത്രേ ഉപയോഗിക്കാന്‍ പാടുള്ളൂ എന്നാണ്. പക്ഷേ എത്രമാത്രം ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ ഉപരിപഠനത്തിന് പോകുമ്പോൾ, അല്ലെങ്കില്‍ വിദേശരാജ്യങ്ങളിൽ പോകുമ്പോ അവര് ഈ കൂടുതല് ആഹ് നമ്മടെ ഈ ഇംഗ്ലീഷ്പരമായിട്ടുള്ള ആ ഒരു ഇതേ കാര്യമാണ് കൂടുതലും നോക്കാറ്. നമ്മടെ ഈ ഇംഗ്ലീഷില് നല്ല രീതിയില് പോയിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു ചാന്‍സ് കിട്ടാന്‍ ചാന്‍സ് ഇല്ല. അതേയതേ. മറ്റു രാജ്യത്തേക്ക് പോകുമ്പോള്‍ നമ്മുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് തന്നെ ആദ്യത്തെ നമ്മള് കടക്കേണ്ട കടമ്പ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇംഗ്ലീഷിനെ പറ്റി നമുക്ക് ഒരു പരീക്ഷ ഉണ്ടല്ലോ. അത് ആഹ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട ആഹ് കാര്യം.

വിദ്യാഭ്യാസ മാറ്റങ്ങള്‍ എന്ന് വച്ചാല് അപ്പോ നമ്മടെ കോളേജ് ഒക്കെ നല്ല രീതിയില് അപ്പൊ വേറെ അന്യസംസ്ഥാനത്ത് നോക്കുമ്പോ അവിടെത്തെ ഈ മെഡിക്കല്‍പരമായിട്ടുള്ള കൊറച്ച് കോളേജ് ഒക്കെ ഒണ്ടാവൂലോ. AIMS ആയാലും

അതേഅതേ അതെ. അത്തരം അത്രയും ഉയര്‍ന്ന നിലവാരത്തിലൂള്ള കോളേജുകളുടെ എണ്ണം ഇനിയും കേരളത്തില്‍ വര്‍ദ്ധിക്കണം എന്ന് യുവൈസ് ആഗ്രഹിക്കുന്നോ?

ആഹ് ഓക്കെ, ഓകെ അപ്പോ അങ്ങനത്തെ കോളേജ് ഒക്കെ വരുമ്പോഴേ നമുക്ക് കേരളത്തില്‍ നവീകരണം അല്ലെങ്കില്‍ ഒരു വളർച്ചയും കൂടുതൽ ഉണ്ടാവാം ചാന്‍സ് ഉള്ളൂ. അങ്ങനത്തെ പിന്നെ ഇപ്പത്തെ ആഹ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ആയാലും ആ ഒരു നിലവാരത്തില്‍ ഇണ്ട് ഇണ്ട് ഇണ്ടാവുവോലോ.

അപ്പൊ അതെപോലത്തെ നല്ല കോളേജ് ഒക്കെ വരണം. എഞ്ചിനിയറിംഗും, മെഡിക്കലും ആഹ് മാത്രമല്ലാതെ വേറെ കൊറേ അക്കൌ അക്കൌണ്ട്സ് ആയാലും, അല്ലെങ്കില്‍ എക്കോണമിക്കല്‍ ആയിട്ടുള്ള മാനേജ്മെന്‍റില്‍ മാനേജ്മെന്‍റ് സ്റ്റഡീസിലുള്ള കോളേജ് ആയാലും ഒക്കെ നല്ല രീതിയിൽ വരണമെന്നാണ് എന്‍റെ ആഗ്രഹം. അത് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ശ്രദ്ധയില്‍ പെടുന്ന ഒരു കാര്യമാണ് ഈ ഭൂരിഭാഗം പിള്ളാരും ഒന്നുകില്‍ മെഡിക്കല്‍ അല്ലെങ്കില്‍ എഞ്ചിനിയറിംഗ് ഈ രണ്ടു മേഖലയിലേക്ക് മാത്രം മറ്റു മേഖലയിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ ചുരുക്കമായി വരുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഇതിനു അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനു കൊടുക്കുന്ന നിലവാരത്തിന്‍റെ വ്യത്യാസമായിരിക്കാം അല്ലേ? അതെ അതെ അതും ശരിയാണ്. ഇപ്പൊ നമ്മള് ഈ ഒരു രണ്ടു ഇതില് മാത്രം കേന്ദ്രീകരിക്കാതെ വേറെ ഏതേലും കൂടുതല്‍ കൊറേ കോഴ്സസ് ഒക്കെ ഉണ്ടല്ലോ. കൊറേ കോഴ്സസ് കൊറെ കോഴ്സസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഉം അതെ അതെ അതേ. ഭാഗ്യത്തിന് വേണ്ടി ഈ ഒരു എഞ്ചിനിയറിംഗ് അല്ലാതെ ഈ നല്ല നല്ല കോഴ്സുകള്‍ ഒക്കെ വേറെ വിദേശ രാജ്യങ്ങളില്‍ അന്യസംസ്ഥാനങ്ങളില്‍ ഒക്കെ കൂടുതല്‍ചാന്‍സ് ഉണ്ട് വേറെ കോഴ്സ് ഒക്കെ പഠിച്ചു പോയാലൊക്കെ. നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാത്ത പല കോഴ്സുകളും അന്യസംസ്ഥാനത്ത് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അതേ അതെ.

നമ്മുടെ ഒരു പത്ത് വർഷം മുമ്പുള്ളതും, ആഹ് ഈ കാലഘട്ടത്തിലും വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെപ്പറ്റി ഉള്ള ഉവൈസിന്‍റെ ഒരു നിരീക്ഷണം എന്താണ്? ആഹ് അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ കൂടുതല് ഈ പഠിക്കണ കുട്ടികളായിരിക്കും ഈ കൂടുതല് മാഷന്മാരുടെ അല്ലെങ്കില്‍ ടീച്ചര്‍മാരുടെ കൂടുതലും താല്പര്യപ്പെടാറ്.

ബാക്കി ബാക്കിയുള്ളവരൊക്കെ വലിയ മൈന്‍റ് ഒന്നും ചെയ്യാതെ അങ്ങനെ പോവാറാണ് കൂടുതല്‍ പതിവ്. അതെ അതെ എപ്പഴും ആഹ് അധ്യാപകര്‍ക്കാണെങ്കില്‍ പോലും മുന്‍നിരയില്‍ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും മറുപടി തരുന്ന അല്ലെങ്കില്‍ സംശയങ്ങള്‍ ചോദിക്കുന്ന കുട്ടികളോട് ആയിരിക്കും സ്വാഭാവികമായിട്ടും താല്പര്യം കൂടുതല്‍.

പിന്‍ നിരയില്‍ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് അവരെ അവഗണിക്കുന്നത് അല്ല എന്നാലും അവരങ്ങനെ മറുപടി തരാത്തത് കൊണ്ടാകാം ക്ലാസ്സില്‍ അവര് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാകാം അവരോട് അങ്ങനെയൊരു ആത്മബന്ധം പുലർത്താനുള്ള സാധ്യത കുറവാണ്. ഉം അതും ശരിയാണ്.

ആഹ് എന്നാലും അത് അതങ്ങനെ വല്യ കൂടുതല്‍ ഒന്നും ഇല്ല. ആകെ ചെലരീതിയിലൊക്കെ കാണാന്‍ പറ്റത്തൊള്ളൂ. ഈ കൂടുതല്‍ ഇങ്ങത്തെ ഒരു മാഷുമാരെ ഒക്കെ മാഷുമാരെ ആയിരിക്കും നമ്മളെ കാണാന്‍ പറ്റുന്നത്. ഇങ്ങനെ നല്ല ഒരു പഠിക്കണ കുട്ടികള്‍ ആയിട്ടുള്ള ആ ഒരു പര്‍ട്ടിക്കുലര്‍ കുട്ടികളെ ആഹ് ഇതായിരിക്കും കൂടുതലും കേന്ദ്രീകരി ആഹ് അതെ അതെ നമ്മുടെ ഒരു കോവിഡ് കാലഘട്ടം വന്നപ്പോള് എന്താന്ന് വച്ചാല്‍ അധ്യാപകരും, കുട്ടികളും തമ്മിലുള്ള ബന്ധം തന്നെ ഇല്ലാണ്ടായി. ഇല്ലേ?

അത് അവര് നേരിട്ട് കാണുന്നില്ല. വര്‍ത്താനം നേരിട്ട് കാണുകയോ, വര്‍ത്താനം പറയുകയോ ചെയ്യുന്നില്ല. എല്ലാം ഫോണില്‍ കൂടെ മാത്രം ഉള്ളൊരു ആശയവിനിമയം മാത്രമായപ്പോൾ ഈയൊരു ബന്ധത്തെ അത് ബാധിച്ചു എന്നാണ് എന്‍റെ ഒരു അഭിപ്രായം. എന്നാലും ഈ ലോക്ക് ഡൌണ്‍ ഒക്കെ കഴിഞ്ഞപ്പോള്‍ ഇപ്പോ കൊറച്ചു ആയല്ലോ. അപ്പൊ അങ്ങനെ ഇതൊക്കെ മാറി വരുന്നുണ്ടാണ് മാറി വരുന്നുണ്ട് എന്നാണ് എന്‍റെ അഭിപ്രായം. അതെ അതെ നമ്മുട ലോക്ക് ഡൌണ്‍ കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു കൊല്ലത്തിനു അപ്പുറമായി. അപ്പൊ തീര്‍ച്ചയായും പഴയ രീതിയിലേക്ക് കാര്യങ്ങള് ഒക്കെ മാറിയിരിക്കും. ഉം അതേയതെ പിന്നെ പറയുകയാണെങ്കില് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വന്ന മറ്റു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് നമ്മള് നമ്മടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗം കൂടുതല് പ്രാധാന്യം കൊടുക്കണം. തൊഴിലധിഷ്ഠി ത വിദ്യാഭ്യാസത്തിനുകൂടുതല്‍ നമ്മുടെ നാട്ടില് പ്രാധാന്യം കൊടുക്കണം എന്നാണ് എന്‍റെ അഭിപ്രായം. അതെ അതെ. ഇപ്പത്തെ മന്ത്രിമാരൊക്കെ കൂടുതലും അങ്ങനെ നോക്കാന്‍ ചാന്‍സ് ഉണ്ട്. എന്നാലും കൂടുതല്‍ നോക്കാന്‍ വേണ്ടി നമ്മള് പ്രാര്‍ത്ഥിക്കാം. അതേയതെ അതേ. അപ്പൊ വേപ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. ആഹ് ഈ പറഞ്ഞ വിഷയത്തില്‍ എനിക്ക് ഇത്രയൊക്കെ പറയാന്‍ ഉള്ളൂ. ഇനി പിന്നീടു മറ്റു ആശയങ്ങള്‍ വരുമ്പോള്‍ നമുക്ക് ഇനിയും ചര്‍ച്ച ചെയ്യാം. ആഹ് ഒക്കെ, ഒകെ അപ്പൊ ശരി നിങ്ങളെ പിന്നെ പിന്നെ കാണാം. പിന്നെ വിളിക്കാം.

ഒക്കെ, ഒകെ, ബൈ

ആ അതേ എന്താ എല്ലാം എത്രയായി വിളിച്ചിട്ട് ഓർമ്മ ഉണ്ടോ നിനക്ക് ഒക്കെ എന്നെ പിന്നേ ഓർമ ഇല്ലാണ്ടോ അന്നേ ഒക്കേ ഇപ്പോ അങ്ങനെ മറക്കാൻ പറ്റുവോ ഈ അല്ലേ ഇപ്പോ ഭയങ്കര ഒരോന്നും ഒക്കേ പഠിച്ചിട്ട് ഒരോ സ്ഥലത്തു ഒക്കേ ഫുൾ ട്രിപ്പ് ആണല്ലോ ട്രാവൽ ആൻഡ് ടൂറിസ്റ്റ് പഠിച്ച ശേഷം അന്നേ കാണാനേ കിട്ടുന്നില്ല നാട്ടിൽ പോലും ഇല്ലാലോ

വിളിക്കണം എന്ന് വിചാരിക്കും എടി ഞാൻ ഇപ്പോ ഒരു കോഴ്‌സ് ചെയുന്നുണ്ട് അപ്പോൾ എന്തായാലും എത്തുമ്പോൾ വൈകുംനേരം ആവും പിന്നേ ഒന്നിനും സമയം ഇല്ല എല്ലാരും എനിക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്തു ഇട്ടിട്ടുണ്ട് വഹട്സപ്പില് ഒക്കേ പിന്നേ ഒന്നിനും എനിക്ക് സമയം കിട്ടില്ല റിപ്ലൈ പോലും കൊടുക്കാൻ നേരം ഇല്ല അതാടി ഞാൻ വിളിക്കുവേം ഒന്നും ചെയ്യാതെ അനക്ക് അയിനു ഒന്നും സമയം ഇല്ല അനക്ക് ട്രിപ്പ് പോകാൻ സമയം ഉണ്ടല്ലോ ഇൻസ്റ്റയിൽ പുതിയ സ്റ്റോറി ഒക്കേ കണ്ടു എവിടെക്കാ കറങ്ങാൻ പോയത്? അത് ഞങ്ങള്

വിസ്‌മയ ഒക്കേ എങ്ങനെ പഴയ പോല തന്ന നമ്മൾ അന്ന് എട്ടാം ക്ലാസ്സിൽ ഒക്കേ പോയത് ഓർമ ഇല്ലേ നല്ല രസം അല്ലായിരുന്നോ ബസ്സിൽ ഒക്കേ

നല്ല രസം അല്ലാരുന്നോ നമ്മൾ അന്ന് പോയത് അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ?

നമ്മൾ പോയത് ഒക്കേ ഓർമ ഉണ്ടോന്നു കാര്യങ്ങൾ ഒക്കേ ചോദിച്ചിരുന്നു പണ്ടത്തെ പോലെ ഒന്നും അല്ലെടി ഇപ്പോ മൊത്തത്തിൽ ഇപ്പോ മാറി പണ്ട് ഇങ്ങനേ ഒരുമാതിരി കാട് പിടിച്ച പോലെ ഒക്കേ അല്ലായിരുന്നെ ഫുൾ ചെടികൾ ഒക്കേ വെച്ചിട്ടു

ആ ആ മറ്റേ വാട്ടർ തീമിന്റെ അവിടെ ഒക്കേ രസം ഉണ്ടോ വെള്ളത്തിന്റെ അവിടെ അതുപോലെ പുതിയ റൈഡുകൾ ഒക്കേ വന്നിട്ടുണ്ടോവിസ്മയിൽ അത്പോലെ തന്നേ നമ്മടെ പണ്ടത്തെ പോലെ തന്നേ മറ്റേ ഹൊറർ കാവ് മറ്റേ ഗ്ളാസ്സ്ന്റെ ഒക്കേ ഉണ്ടോ പിന്നേ മറ്റേ എന്ത് ഊഞ്ഞാൽ മറ്റേ ടോപത്തെ എന്ത് ഊഞ്ഞാൽ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ആ വിസ്മയ പാർക്ക് ഫുൾ കാണാൻ പറ്റുവല്ലോ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുവോ അതൊക്കെ ഇപ്പോഴും ഉണ്ടോ അത്

ആകാശത്തില് കേറി ഇപ്പ വരുന്നേ നമുക്ക് കാണാം പണ്ട് അത് ഒരു സ്റ്റേജിൽ അല്ലായിരുന്നോ അന്നേരം കാണാൻ പറ്റില് അപ്പോൾ നമുക്ക് അതും കാണാം പിന്നേ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു ചേഞ്ച് വരുത്തി

ആ പ്രേത കൂടാരം ഒക്കേ മാറ്റിയിട്ട് ഇപ്പോ അയിന്റെ ഉള്ളിലേക്ക് ഒരു ഗുഹ മാത്രം ആക്കി താഴത്തേക്കു ഇങ്ങനെ സ്റ്റെപ് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഒരു ശവ കൂടീരത്തിലേക്ക് ഇറങ്ങുന്ന പോലെ ആണ് തോന്നൂ നല്ല രസം ഉണ്ട് പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇവിടെ പ്രേതം മാതിരി ഒരോ സ്ഥലത്തും ഒളിച്ചു നമ്മളെ നോക്കുന്ന പോലെ ഭയങ്കര ആയിട്ട് പേടി ആകുന്ന പോലെ പണ്ട് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആന്ന് നമുക്ക് കണ്ടാൽ തോന്നും ഇപ്പോ അങ്ങനെ ഒന്നും അല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ആ മറ്റേ ഗ്ലാസ്സൻറെ സംഭവങ്ങൾ ഒക്കേ ഉണ്ടോ ഇപ്പോളും ആ ഗ്ലാസ് നാല് വാട്ടർ ഗ്ലാസ് നമ്മൾ ഇങ്ങനെ വഴി ഒക്കേ കണ്ടു പിടിച്ചിട്ടു ഇങ്ങനെ പോണം അതൊക്കെ ഉണ്ടോ ഇപ്പോളും അത് ഒക്കേ ഇപ്പം ഉണ്ട് പക്ഷേ എന്നാലും ഗ്ളാസ്സ്ന്റെ ആ ഒരു ഇതൊക്കെ മാറ്റി, കുറച്ചും കൂടി വലുപ്പം അക്കിട്ടുണ്ട് നല്ല രസം ഉണ്ട് ഇപ്പോ നമ്മൾ ഇല്ലെടി ഒരു ഗ്ലാസ് മാതിരി അതിൽ നോക്കിയാൽ തടിച്ചവർ നല്ല സ്ലിം ആയിട്ട് കാണും വേറൊരു ഷേപ്പിൽ കോമഡി ആയിട്ട് ചിരിക്കാൻ ഒക്കേ

പണ്ട് അഞ്ഞൂറ് രൂപ അല്ലേ ഇപ്പോ അറുനൂറ്റി അന്പത് ആണേ അത്രേ കൂടിയിട്ടുള്ളു എന്നാലും ഇപ്പൊ നല്ല പോകാൻ ആയിട്ട് എടി പിന്നേ അല്ലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫുഡും ഒന്നും അലോഡഡ് അല്ല അതൊക്കെ നമ്മൾ അവിടെ ഉള്ള ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നേ അതിൽ എല്ലാം പെടുന്നുണ്ട് എന്ത് ഫുഡ് ആണോ വേണ്ടത് അത് നമ്മൾ അപ്പോൾ തന്നേ ഓർഡർ ചെയ്യാ അപ്പോൾ നമ്മൾ ഇത്ര സമയം പറയാണെങ്കിൽ ആ സമയത്തു ആ നമ്മടെ ആ ക്യാബിനിൽ തന്നാൽ മതി നമുക്ക് അങ്ങനെ ഫുഡ് കിട്ടും

ഡ്രെസ്സും കാര്യങ്ങളും ഒക്കേ വെച്ച് ലോക്ക് ചെയ്യണോ അതൊക്കെ അയിന്റെ ഉള്ളിൽ കൊണ്ട് പോകാൻ പറ്റും ഭക്ഷണ സാധങ്ങൾ ഒക്കേ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് പോകാൻ പറ്റുവോ?

കുറേ ഇൻസ്‌ട്രുക്ഷൻസ് കാരണം എന്തെങ്കിലും പറ്റിയാൽ കൂടുതലും വെള്ളം ആണ് വെള്ളത്തിൽ വീണു പോയിരുനെകിൽ പിന്നേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലാലോ അതുകൊണ്ടു എടുക്കണ്ടാന് ആണ് എന്നാലും കുറേ പേരു ഒക്കേ എടുക്കും ഫോട്ടോ ഒക്കേ എടുക്കാൻ വേണ്ടിട്ട് ഒക്കേ ആ ആ

ആടി അതൊക്കേ ഇപ്പോഴും ഉണ്ട് പക്ഷേ എന്താ വേറേ തന്നേ ഒരു കളർ ഒക്കേ മാറ്റിയിട്ട് ആദ്യം നമ്മൾ പോയപ്പോൾ ഒരു ഗ്രീൻ മാതിരി അല്ലായിരുന്നോ അതൊക്കേ ഇപ്പോ മാറ്റി ഇപ്പോ വേറേ ടൈപ്പിൽ ഉള്ള ഒരു കളർ ഒക്കേ ആക്കി ആ ആ പിന്നേ മറ്റേ തവളെൻറെ ഒക്കേ വെള്ള ചാട്ടം ഒക്കേ ഉണ്ടോ ഇപ്പളും? അതൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിക്കട്ടെ നീ എവിടെന്നു ഈ അടുത്ത് പൊയിനല്ലൊ

ആ കോഴ്സ് കഴിഞ്ഞു ഞാൻ ഇപ്പോ ജോലിക്കു കേറി പാലക്കാട് തന്നേ ജോലിക്കു കേറിയത്, അപ്പോൾ വീട്ടിനു അവിടുന്ന് എല്ലാരും എന്നെ കാണാൻ വേണ്ടിട്ട് വന്നിട്ട് ഉണ്ടായിരുന്നു.

പോവാന്ന് അപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു നമുക്ക് എവിടെക്കെലും ഒക്കെ പോവാന്ന് എന്നിട്ടു ഞങ്ങൾ ധോനിയോ വെള്ള ചാട്ടത്തിലും വെള്ളം ചാട്ടത്തിലും പിന്നേ മലമ്പുഴ ഡാമിൽ ഒക്കേ പോയി.

അതിൽ കേറിയിട്ട് ഉണ്ടങ്കിൽ ഡാം തുറക്കണ കാണണം അതാണല്ലേ അതിൻ്റെ രസം മലമ്പഴുന്റെ അതുകൊണ്ട് രാത്രി പോകാമെന്നാ വിചാരിക്കുന്നേ

ചൂടും കൊണ്ടു വെയിലും കൊണ്ട് അങ്ങ് നടക്കാൻ പറ്റുന്നില്ല നല്ല വിയർത്തു ഒലിക്കുവായിരുന്നു പിന്നേ അതും അല്ല ഞങ്ങൾ ഒരു റോപ്പ് വേ പറഞ്ഞിട്ടു ഒരു പുതിയ റൈഡ് ഉണ്ട് കേട്ടോ അവിടെ അതു പുതിയതു ആയിട്ടൂ വന്ന റൈഡ് ആണ് ആ റൈഡിൽ കേറീട്ടുണ്ടെങ്കില് ഇത്‌ ഫുൾ മലമ്പുഴ ഡാം ഫുൾ കാണാൻ പറ്റും പിന്നേ ഡാമിനു അപ്പറത്തു കാണാൻ പറ്റും പിന്നേ അവിടേ ബോട്ടിങ് ഉണ്ട് തൂക്കു പാലം ഉണ്ട് തൂക്കു പാലം ഒക്കേ നല്ല ഡാമിൻറെ നടുക്കൂടെ ഈ തൂക്കു പാലം ഉണ്ടാക്കിയേകുവാ അയിന്റെ മുകളിൽ കൂടെ നമ്മൾ ഇങ്ങനെ നടക്കാം നല്ല രസാ ആ സംഭവനങ്ങൾ ഒക്കേ

എടി അപ്പോൾ എത്ര മണിക്കൂർ ഉണ്ട് അങ്ങോട്ടേക്ക് പാലക്കാടിനു മലമ്പുഴയിലേക്കു പാലക്കാടിനു ഒരു മണിക്കൂർ യാത്ര ഉണ്ട് ഞങ്ങൾ ആദ്യം ധോണി വാട്ടർ ഫാളിൽ പോയിട്ടാണ് ഞങ്ങൾ അവിടേക്കു പോയത് ധോണി വാട്ടർ ഫാലിലേക്കു ഇവിടുന്നു ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ യാത്രയെ ഉള്ളു അവിടെ മലമ്പുഴ ഡാമിലേക്ക് ഒരു മണിക്കൂർ പിന്നേ മലമ്പുഴ ഡാമിൻറെ അടുത്തു തന്നേ ഫാന്ടസി പാർക്ക് ഉണ്ട്, പിന്നേ അക്വിറിയം ഉണ്ട്, സ്നാക്ക് പാർക്ക് ഉണ്ട്, പിന്നേ വേറേ സ്ഥലങ്ങൾ ഒക്കേ അവിടെ ഉണ്ട് മലമ്പുഴ ഡാമിലേക്ക് ആഹ് ഈ അടുത്തു നിങ്ങൾ മാലി ദ്വീപ്സിൽ ഒക്കേ പോയിരുന്നു അല്ലേ? അല്ല അല്ല ആ അതു ഞങ്ങൾ അന്ന് മാലി ദ്വീപ്സിൽ അച്ഛന്റെ കൂടേ പോയതാ ആഹ് അങ്ങോട്ട് പാക്കേജ് എടുത്തിട്ട് പോയത് ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ തന്നേ ആക്കിയിട്ട് പോയതാ പാക്കേജ് എന്ന് ഒക്കേ ഉണ്ടെങ്കിൽ ഇത്ര ദിവസത്തിൽ പോയി വരണം അങ്ങനത്തെ കണക്കും കാര്യങ്ങൾ ഒക്കേ ഉണ്ട് പിന്നേ ഓരു പറഞ്ഞ റൂമിൽ തന്നേ നിക്കണം ഇതാകുമ്പോൾ ഞമക്ക് ആണെങ്കിൽ ഇഷ്ടം ഉള്ളയിടത്തു പോണെങ്കിൽ ഇതിൽ പാക്കേജ് പറയുമ്പോൾ ഞമ്മളെ കൂടേ വേറേ ജോഡികൾ ഒക്കേ ഉണ്ടാവും

ഇതു അങ്ങനെ ഒന്നുമില്ല ഞമ്മളെ ഇഷ്ടത്തിനു നമ്മുക്ക് പോകുവേം ചെയ്യാം പിന്നേ എവിടെയാ നിക്കുനേ നിക്കുവേം ചെയ്യാം ഇത് പാക്കേജ് ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർ എടുത്തു തരും പിന്നേ ഞാൻ ഈ കോഴ്സ് പഠിച്ചത് കൊണ്ട് എനിക്കു ഒരു വിധം എല്ലാ സ്ഥലത്തിനെ കുറിച്ചിട്ടും ഈ ഒരു പാക്കേജിനെ കുറിച്ചിട്ടും എല്ലാം അറിയുന്നത് കൊണ്ട്

അപ്പോൾ എത്ര ദിവസത്തേക്കാ പോയത് ഒരു മാസത്തേക്കു ആയിരിക്കും അല്ലേ

ഞങ്ങൾ പോകണം എന്ന് വിചാരിക്കുണ്ട് പക്ഷേ എത്ര ആണ് റേറ്റ് അതൊക്കെ നോക്കിട്ട് പോകണം എന്ന്വിചാരിക്കുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ബ്രദർ പറയുന്നത് ബ്രദർ വന്നിട്ട് നമുക്ക് ഷിംലയിൽ പോവാന് ഷിംല ആണെങ്കിൽ നല്ലതാ ഇപ്പോ ആപ്പിളിന്റെ ഒക്കേ സീസൺ അല്ലേ

മാലി ദ്വീപ്സിൽ പോകുന്നെങ്കിൽ പിന്നേ ഒരു വൺ മന്ത് എങ്കിലും നിക്കണ്ടേ എന്നാൽ അല്ലേ ഒരു എന്ജോയ് ഒക്കേ ചെയ്യാൻ ഒക്കേ പറ്റുള്ളൂ. ഞങ്ങൾ ഇപ്പോ അടുത്ത് അതുപോലെ ഡൽഹി പോയിരുന്നു.

കോഴ്സ് പഠിച്ചിട്ട് അങ്ങനെ പോയത് ആണോ അല്ലേൽ ഫാമിലി ആയിട്ട് പോയതാണോ അല്ല ഫാമിലി ആയിട്ട് പോയതാ കോഴ്സ് പഠിച്ച സമയത്തു ഞങ്ങൾ പോയിരുന്നു അവിടുന്നു ജമ്മു ആൻറ് കാശ്മീര, മദ്യ പ്രദേശ്, ആന്ധ്രാ പ്രദേശ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഒരു രണ്ടാഴ്ച്ചത്തെ ട്രിപ്പ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പിന്നേ അതു പോണം എന്ന് നിർബന്ധം ആയിരുന്നു IV പോലെ ആയിരുന്നു അതു പോയിട്ട് ഉണ്ടേൽ എക്സാം ഉം കാര്യങ്ങൾ ഒക്കേ ഉണ്ടാവും വേറേ എന്താ വർത്താനം വേറേ എന്താ നല്ലത് അഹ് ഹസ്ബൻഡ് വിളിക്കണുണ്ട് ഞാൻ പിന്നേ വിളിക്കാം. ആണോ ആ എടി ശരി ശരി നീ ഫ്രീ ആകുമ്പോൾ വടസപ്പില് മെസ്സേജ് ആയിക്ക് കേട്ടോ

hello എന്തൊക്കെണ്ട് സുഖല്ലേ

ഇജ്ജെന്തേ വരായ്ന് ഞാൻ ഉമ്മനോടിക്ക് പോയടാ അഹ് ആഹ് ഞങ്ങള് പതിനാറ് ആൾക്കാരുണ്ടാന്നു എട്ട് എട്ട് team ട്ടു കളിച്ചു

നിങ്ങളെ team എന്തായി ഞങ്ങളെ team എന്തായി എന്നത്തേയുംമാരി തോറ്റു ഇന്നു എന്താ ജയിചാത്തേടോ ആ ഇജ്ജില്ലാത്തോണ്ടാ ന്മ തൊട്ടിട്ടോണ്ട് ഞാ ല്ലാത്ത ഞാൻ player അല്ലെ നീ എന്നാ വര്ണെ ഞാൻ രണ്ടീസം കഴിഞ്ഞീട്ടേള്ളൂ ഇവിടെ ഉമ്മാമാക്ക് pressure ആ എന്താ ISL ലോക്കെ കാണലിണ്ടോ പ്പൊ

എ ബ് കേരളാ blasters ന്നെ ഞാ കൊൽക്കത്ത ആഹ് നീങ്ങ അടക്കടക്കി ടീ പേര് മാറ്റുന്ന team അല്ലേ ല്ലേ ഏയ്ഞങ്ങളങ്ങനല്ല നാല് cup ഇല്ലേ ആ എന്താ ഓരോ cup ഉം ഓരോ പേരിലുള്ള team നാണ് ആ എന്തായാലും എന്താ cup ഞങ്ങൾക്കെന്നെല്ലടോ ആ ഞങ്ങളെന്താ finally ല് തോറ്റെങ്ങോണ്ട അല്ലെങ്കി ഞങ്ങൾക്കും ഇണ്ടാകും ഇപ്പൊ ഒരു മൂന്നെണ്ണംക്കെ നിങ്ങള് മൂന്ന് വട്ടാ final ക്ക് കേറിയേ തോറ്റു ആ ഞങ്ങള് തോറ്റു തന്നതാണ് മനസ്സിലായി എല്ലാം എല്ലാ കളിയും തോൽക്ക ജയിക്ക തോക്ക ജയിക്ക ഞാക്കും പല entertainment വണ്ടേ

നല്ല entertainment ആ ഇനി രണ്ടീസം കഴിഞ്ഞാ ഉം കേരളയു ആയിട്ട് കളി ഇണ്ട് ല്ലേ

ആ നാലേ രണ്ടിനല്ലേ മുംബൈ ആഹ് ഗോ മുംബൈ ഒന്നാം സ്ഥാനത്തു കേറിക്കുണു

ആ രണ്ടാം സ്ഥാനത്തു ആരായിരുന്നു ഞങ്ങള് മൂന്നാം സ്ഥാനത്താണ് എത്തിയ്ക്ക് രണ്ടാം സ്ഥാനത്ത്‌ ബാംഗ്ലൂര് ആ ഇങ്ങള് അഞ്ചാം സ്ഥാനത്താ

ഇല്ല ഞങ്ങളത് കളി കോ അറിഞ്ഞ് കയിനിട്ടെ ഉള്ളു അഹ് ആഹ് ആഹ് അങ്ങനയാന്ന്ല്ലേ ആഹ് നമ്മൾ ഒരു കളി ജയിച്ചാല് നാലാം സ്ഥാനത്തേക്ക്ത്തും ആഹ് ഇന്ന് ഇണ്ടൊരു കളി